അത് on ആക്കി അഹ് അതിൻറെ അടപ്പ് തുറന്നേന് ശേഷം അതിലേക്ക് നമ്മള് ഏർ രണ്ട് അല്ലി വെളുത്തുള്ളി ഇടുക പിന്നെ അയ്ൽക്ക് കുറച്ച് sunflower oil ഒഴിച്ചൊടുക്കുക ഈ sunflower oil ഒഴിക്കണെയ്ന് അനുസരിച്ചിട്ടാണ്

mix എയ്ത് കൊടുക്കണം അതായത് jar ൻറെ opposite side ലെക്കാണിത് മി ഏർ jar അല്ല sorry mixie ൻറെ opposite side ക്കാണ് ഇതിൻറെ switch അമർത്തണ്ടത് നമ്മള് വലത് ഭാഗത്തെക്ക് ആണ് സാധാരണ സ്വി ഇതിന്റെ switch ഒന്ന് രണ്ട് എന്നുള്ള switch അമർത്തിക്കൊടുക്കല് എങ്കിൽ ഇതിന് വേണ്ടത് ഈ mayonnaise ഇണ്ടാക്കാൻ വേണ്ടത് opposite side ക്ക് back side ക്കാന്ന് അതിൻറെ switch അമർത്തികൊടുക്കണം അത് നന്നായി mix എയ്തയ്ൻ ശേഷം ഏർ അത് തൊറന്ന് നോക്കുക എന്നിട്ട് അതില് ഉപ്പിൻറെ അളവ് നോക്കണം ഉപ്പിന്റെ അളവ് ഇട്ടിട്ട് നന്നായിട്ട് mix എയ്തിട്ട് വീണ്ടും അത് അമർത്തിക്കൊടുക്കണം jar ഒന്നുംകൂടെ on ആക്കി കൊടുക്കണം അപ്പൊ നന്നായിട്ട് നമ്മക്ക് നല്ല soft ആയൊരു mayonnaise കിട്ടും എന്നിട്ടതിനെ നമ്മള് taste എയ്ത് നോക്കുഅ അയിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഉപ്പ് കുറവോ എന്തെങ്കിലുണ്ടെങ്കില് അതിനനുസരിചിറ്റ് നമ്മൾ ഉപ്പ് add എയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് chicken പൊരിച്ചതാണ്

പിന്നെ കുറച്ച് നാരങ്ങ നാരങ്ങന്റെ നീര് അത്പോലെ corn flour ഇത്രയു ഇട്ട് നന്നായിട്ട് ഇളക്കുക അയ്ന് ശേഷം പിന്നെ കുറച്ച് കുരുമുളക്പൊടി ഇതിന്റെ മേൽഭാഗത്ത് ഇട്ട് കൊടുക്ക കൊർച്ച് മല്ലിച്ചപ്പും ചെറുതായൊന്ന് അരിഞ്ഞത് ഈ chicken ൻറെ മേൽഭാഗത്ത് ഇട്ട് കൊടുക്ക പിന്നീടൊരു ഒരു പത്ത് minute rest ചെയ്യാൻ വെച്ചേയ്ന് ശേഷം നന്നായിട്ട് പൊരിച്ചെടുക്ക

ആയാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് എന്ന് കരുതി പോരുന്നു. ലോകത്തിന്‍റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതിമതഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും

AD എട്ട് വരെ ദ്രാവിഡ ദേശം പല നിലയിൽ സമാനവും ആയിരുന്നു. ഒരു സ്മരണയുടെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം തുടക്കം കുറിച്ചത് മഹാബലി സ്മരണയായാണ് അത്. വാമന വിജയത്തെ അടിസ്ഥാനമാക്കി അത് ക്ഷേത്രോത്സവമായിട്ടായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീട് അത് ഗാർഹിക ഉത്സവമായി മാറി. കർക്കിടക സംക്രാന്തിയിലെ മിഥുനാന്ത്യം കലിയിണ വെക്കൽ മുതൽ കന്നിയിലെ ആയില്യം മകം വരെ ഇരുപത്തിയെട്ടാം ഓണം വരെ അത് നീളുന്നു. ഓണം, തിരുവോണം, ഓണപ്പൂക്കളം ഓണമാചരിക്കുന്നത് മലയാളികൾ അതിന്‍റെ പ്രാധാന്യം കൊ~കൊയ്യ്ത്തുൽസവം അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സദ്യ, തിരുവാതിരകളി, പുലികളി, പൂക്കളം, ഓണത്തല്ല് തൃക്കാക്കരയപ്പൻ, ഓണത്തപ്പൻ, വടംവലി, തുമ്പിതുള്ളൽ ഓണവില്ല്, കാഴ്ചകുല, അത്തച്ചമയം, വള്ളംകളി ഓണ തിയതി ചിങ്ങം august, september ആവർത്തി പ്രതിവർഷം. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണനാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടുനിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കര ആ~ ആണ് ഓണത്തപ്പന്‍റെ ആസ്ഥാനം.

മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന ഒരു കഥയ്ക്ക് പ്രചാരമുണ്ട്. പക്ഷേ ചവിട്ടിത്താഴ്ത്തിയ ഒരു കഥ എവിടെയും പറയുന്നില്ല. ഭാഗവത പുരാണത്തിൽ ആണ് ബലിയുടെ കഥയുള്ളത്. അതിൽ സുതലത്തിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ മഹാവിഷ്ണു അദ്ദേഹത്തിന്‍റെ ദ്വാരപാലകനായി നിന്നു എന്നുമാണ് കഥ. കേരളീയരാണ് ഓണാഘോഷം നടത്തിയത്. എന്നാണ് ഐതിഹ്യം എങ്കിലും അതിനേക്കാൾ വളരെ മുമ്പേ തന്നെ കേരളത്തില്‍ മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടന്നിട്ടുള്ളതായി സംഘകൃതികൾ വെളിപ്പെടുത്തുന്നു. സംഘകാല കൃതിയായ മധുരെെ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത്. പെരുമാൾ മഹാവിഷ്ണുവിന്‍റെ ജന്മദിനമായിട്ടാണ് ഓ~ഓണം ആഘോഷിക്കുന്നത് എന്നാണ് മധുരൈ കുറിശ്ശി അഞ്ഞൂറ്റി തൊണ്ണൂറുമുതലുള്ള അടികളില്‍ പറയുന്നത്. പിന്നീട് കാർഷികവും വാണിജ്യവുമായി അത് മാറി. കർക്കിടക മാസത്തിന് ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നു. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നും ചിങ്ങമാസമെന്നും, ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാനുള്ള കാരണമതാണ്. കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ അതിന്‍റെ വ്യാപാരത്തിനായിരുന്നു പ്രാധാന്യം. പേരിന് പിന്നിൽ സംഘകാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം മഴക്കാലത്ത് ഭജനമിരിക്കലും പഠനവും ഒക്കെയായി ജനങ്ങൾ കഴിഞ്ഞിരുന്നു. ആറ് മാസം മഴ ദീർഘമായി പെയ്തിരുന്നു. കാടും പടലും തീർന്ന് മഴ മാറി വാണിജ്യം പുനരാരംഭിക്കുന്നത് ശ്രാവണ മാസത്തിൽ തിരുവോണനാളിലാണ്. ശ്രാവണത്തിലെ പാലിസമാന്തരമാണ് ശ്രാവണം അഥവാ അത് ആദ്യരൂപം ലോപിച്ച് പാലിയുടെ തന്നെ നയം അനുസരിച്ച് ആവണമെന്നും പിന്നീട് ഓണം പിന്നീട് ഓണം എന്നും ഉള്ള രൂപം സ്വീകരിച്ചു. വാണിജ്യത്തിന്‍റെ ആദ്യ നാൾ മുതൽ അന്നുവരെ ദൂരെ ന~നങ്കൂരമിട്ട് കിടന്നിരുന്ന കപ്പലുകൾ സ്വർണ്ണവുമായി എത്തുകയായി അതാണ് പൊന്നിൻ ചിങ്ങമാസം. പൊന്നോണം എന്നീ പേരുകൾക്കും പിന്നിൽ ഐതിഹ്യങ്ങൾ ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. പ്രധാന ഐതിഹ്യം മഹാബലിയുടേത് തന്നെ. ഭാഗവതത്തിൽ അഷ്ടമ സ്കന്തത്തില്‍ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ വിഷ്ണുവിന്‍റെ വാമന അവതാരത്തെയും ബലി ചക്രവർത്തിയേം പറ്റി പറയുന്നുണ്ട്. ഓണവും ഭാഗവതത്തിലെ മഹാബലിയും വാമനനും അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ളാദന്‍റെ പേരക്കുട്ടിയായിരുന്ന മഹാബലി. മഹാബലി എന്ന വാക്കിന്‍റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായി ആയിരുന്നു മഹാബലിയുടെ ഭരണകാലം. കള്ളവും, ചതിയും, പൊളിവചനങ്ങളും ഒന്നുമില്ലായിരുന്നു. അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. എൽ~ എങ്ങും എല്ലാർക്കും സമൃദ്ധിയായിരുന്നു. അങ്ങനെയിരിക്കെ സ്വർഗ്ഗലോകം കൂടി പിടിച്ചടക്കണമെന്ന മോഹം മഹാബലിയിൽ ഉടലെടുത്തു. ഭയചകിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവെ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു. ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യൻ ശുക്രാചാര്യരുടെ വിലക്ക് വക വയ്ക്കാതെ മഹാബലി മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി. ആകാശംമുട്ടെ വളർന്ന വാമനൻ തന്‍റെ കാൽപാദം അളവുകോലാക്കി ആദ്യത്തെ രണ്ടടിക്ക് തന്നെ സ്വർഗവും, ഭൂമിയും, പാതാളവും അളന്നെടുത്തു. മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്‍റെ ശിരസ്സ് കാണിച്ച് കൊടുത്തു. വാമനൻ തന്‍റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തി. ആണ്ടിലൊരിക്കൽ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ തന്‍റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണനാളിൽ മഹാബലി തന്‍റെ പ്രജകളെ കാണാനായി നാളിൽ മഹാബലി തന്‍റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം. എന്നാൽ മറ്റൊരു ഭാഷ്യവുമുണ്ട്. മഹാബലിയുടെ ദുരഭിമാനം തീർക്കാനായാണ് വാമനൻ അവതാരമെടുത്തത് എന്നാണ് മഹാബലി പിന്നീട് വാമനൻ ആരാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം പാപപരിഹാരർത്ഥം മൂന്നാമത്തെ അടി വയ്ക്കാനായി സ്വന്തം തല കാണിച്ച് കൊടുക്കുകയും ചെയ്തു. വിഷ്ണു മഹാബലിയെ മോക്ഷ പ്രാപ്തനാക്കുകയും ജനമ്രിതിയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. എന്നുമുള്ള ഈ ഐതിഹ്യത്തിന് പക്ഷേ അത്ര പ്രചാരമില്ല. പരശുരാമൻ. പരശുരാമ കഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും ഓണത്തെ സംബന്ധിച്ചുണ്ട്. ഭരണങ്ങില്‍ നിന്ന് കേരള ക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങി പിരിയുന്നു. മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ ദിവസം ഓണമെന്നും സങ്കല്പമുണ്ട്. ഇതും കെട്ടുകഥയാണെന്ന് തന്നെയാണ് നിഗമനങ്ങൾ. പരശുരാമനെ കുറിച്ചുള്ള കഥകൾ

ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട്~ത്തികൊണ്ടുള്ള കഥകളുമുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരൻ ബോധോദയത്തിന് ശേഷവും ശ്രവണ പദത്തിലേക്ക് പ്രവേശിച്ചത് ശ്രവണ മാസത്തിലെ തിരുവോണനാളിൽ ആയിരുന്നു എന്ന് ബുദ്ധ മതാനു~നുയാനികൾ വിശ്വസിക്കുന്നു. ബുദ്ധമതത്തിന് ആധിപത്യം ഉണ്ടായിരുന്ന അന്നത്തെ കേരളം ഈ ശ്രാവണപദ സ്വീകാരം ആഘോഷപൂർവ്വം അനുസ്മരിപ്പിക്കുന്നതാണ് ഓണം എന്ന് അവർ സമർത്ഥിക്കുന്നു. ശ്രാവണം ലോപിച്ച് ഓണമായത് ഇതിന് ശക്തമായ തെളിവാണ്. ബുദ്ധമത വിശ്വാസിയും പ്രജ സുഖത്തെ ലക്ഷ്യമായി ഏറ്റവും കാര്യക്ഷമമായി ഭരണം നടത്തിയിരുന്നതുമായ ഒരു കേരള ചക്രവർത്തിയെ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും ഉപ~ഉപചാപവും കയ്യൂക്കും കൊണ്ട് അദ്ദേഹം ബൌദ്ധനാണെന്ന ഒറ്റ കാരണത്താൽ ബഹിഷ്കരിച്ച് ബ്രാഹ്മണ മതം പുനസ്ഥാപിച്ചതിന്‍റെ ഓർമ്മ കേരളത്തിൽ വിളവെടുപ്പ് ഉത്സവത്തോടൊപ്പം ആഘോഷിക്കുന്നതാണ് ഓണം. ഓണം തിരുവോണം എന്നീ പദങ്ങൾ ശ്രാവണത്തിന്‍റെ സദ്ഭാവങ്ങലാണ്. ശ്രാവണം എന്ന സംശ ബൌര്‍ദ്ധമാണ്. ബുദ്ധ ശിഷ്യന്മാർ ശ്രമണന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബുദ്ധനെ തന്നെയും ശ്രമണനെന്ന് പറഞ്ഞ് വിനോദത്തിനും വിശ്രമത്തിനും ഉള്ള മാസമാണ് ശ്രാവണം. ഓണത്തിന് മഞ്ഞ നിറം പ്രധാനമാണ്. ഭഗവാൻ ബുദ്ധൻ ശ്രമണ പദത്തിലേക്ക് പ്രവേശിച്ചവർക്ക് മഞ്ഞ വസ്ത്രം നൽകിയതിനെയാണ് ഓണക്കോടിയായി നൽകുന്ന മഞ്ഞ മുണ്ടും മഞ്ഞ പൂക്കളും മറ്റും സൂചിപ്പിക്കുന്നത്. ഓണപ്പൂവ് എന്ന് പറയുന്ന മഞ്ഞപ്പൂവിന് അഞ്ച് ദളങ്ങളാണ് ഉള്ളത്. അത് ബുദ്ധ ധർമ്മത്തിലെ പഞ്ചശീലങ്ങളുടെ പ്രതീകമായി കരുതുന്നു. ബുദ്ധമതം കേരളത്തിൽ ഇല്ലാതാക്കാൻ അക്രമങ്ങളും ഹിംസകളും നടത്തിയിട്ടുണ്ട്. അവയുടെ സ്മരണ ഉണർത്തുന്നതാണ് ഓണത്തല്ലും, ചേരിപോരും, വേലകളിയും, പടയണിയും ഒക്കെ ബുദ്ധമതത്തെ ആട്ടി പുറത്താക്കാൻ നമ്പൂതിരിമാർ ആയുധമെടുത്തിരുന്നു എന്ന് സംഘ ചടങ്ങിൽ, ചടങ്ങുകളിൽ തെളിയുന്നു. ബൌദ്ധ സംസ്കാരം വളർച്ച പ്രാപിച്ചിരുന്ന തമിഴകത്ത് മുഴുവനും പാണ്ഡ്യരാജധാനി ആയിരുന്ന മധുരയിൽ പ്രത്യേകിച്ചും ഓണ മഹോത്സവമായി കൊണ്ടാടിയിരുന്നു. മധുരെെ കൽവി എന്ന കൃതിയിൽ ഓണത്തെപ്പറ്റി പരാമർശങ്ങളുണ്ട്. ചേരന്മാർ പെരുമാൾ. ദാന ലേഖനം ചേരന്മാർ പെരുമാൾ മലബാർ മാനുവലിന്‍റെ കർത്താവായ ലോഗൻ ഓണാഘോഷത്തെ ചേരന്മാരും പെരുമാൾമാരും ബന്ധപ്പെടുത്തുന്നു. പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയത് ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ നാളിലായിരുന്നു എന്നും ഈ തീർത്ഥാടനത്തിനെ ആഘോഷപൂർവ്വം അനുസ്മരിപ്പിക്കുന്നതാണ് ഓണാഘോഷത്തിന് നിമിത്തമായതെന്നും ലോഗൻ ഓണത്തെപ്പറ്റി എഴുതുന്നു. ചേരന്മാർ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ച് വരുന്ന വഴി മരണപ്പെടുകയും ചെയ്തു. തൃക്കാക്കര വാണിരുന്ന ബുദ്ധമതക്കാരനായിരുന്ന ചേരന്മാർ ചേരമാൻ പെരുമാളിനെ ബ്രാഹ്മണ~ ബ്രഹ്മഹത്യ ആരോപിച്ച് ജാതിഭ്രഷ്ടനാക്കി നാട് കടത്തിയെന്നും എന്നാൽ അദ്ദേഹത്തെ അത്യന്തം സ്നേഹിച്ചിരുന്ന ജനങ്ങളുടെ എതിർപ്പിനെ തണുപ്പിക്കാൻ തുലാവർഷം തിരുവിഴാം നാളിൽ മാത്രം പ്രവേശിക്കാനുള്ള അനുമതി നൽകപ്പെട്ടന്നും അദ്ദേഹത്തിന്‍റെ ആശ്രിതർക്കായി നൽകിയ രാജ്യം വിട്ടുവെന്നും ചില ചരിത്രകാരന്മാർ സമർത്ഥിക്കുന്നു. ആ ഓർമ്മയ്ക്കായിരിക്കണം തൃക്കാക്കരയപ്പൻ എന്ന പേരിൽ ബുദ്ധ സ്തൂപങ്ങളുടെ ആകൃതിയിൽ ഇന്നും ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. സമുദ്രഗുപ്തൻ മന്ദ രാജാവ് നാലാം ശതകത്തിൽ കേരള രാജ്യത്തിന്‍റെ തലസ്ഥാനം തൃക്കാക്കരയായിരുന്നു. ഓണം നടപ്പാക്കിയത് അന്ന് ഇവിടെ ഭരിച്ചിരുന്ന മന്ന എന്ന രാജാവാണ് എന്ന് അലഹബാദ് നിന്നും മനസ്സിലാക്കാനുള്ള തെളിവുകൾ ഉള്ളതിനാൽ ഇത് ഒരു ചരിത്രവസ്തുതയാകാം എന്ന് ചിലർ കരുതുന്നു. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മന്ദാതാ പ്രസിദ്ധനായിരുന്ന കേരള രാജാവായിരുന്നു. സമുദ്രഗുപ്തൻ ദക്ഷിണേന്ത്യ ആക്രമിച്ച കൂട്ടത്തിൽ തൃക്കാക്കര ആക്രമിക്കുകയും

രാഷ്ട്രീയ ഉത്സവമായി ഓണം ആഘോഷിക്കാൻ രാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നും ലിഖിതങ്ങളിൽ പറയുന്നു. ഈ രാജാവ് മഹാബലിയുടെ അവതാരമാണെന്നും ഈ അഭിപ്രായത്തിന്‍റെ വക്താക്കൾ പറയുന്നു.

മാവേലിക്കനായിലെ സുപ്രധാനമായ കോട്ട ഉള്ളതുകൊണ്ടാണ് മാവേലി എന്ന പേര് വന്നതും മാവേലിക്കരയായിരുന്ന ക്ഷീര തലസ്ഥാനം എന്നുമാണ് ഈ . ധാന്യദേവൻ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മാവേലി ഓണക്കാലത്ത് ഭൂമിയിൽ വന്ന് പോകുന്നത് ഭൂമിയിൽ ആഴ്ന്ന് കിടന്ന് വർഷത്തിലൊരിക്കൽ മുളക്കുന്ന വിത്തിന്‍റെ ദേവതാരൂപത്തിലുള്ള സാമാന്യവൽക്കരണമാണെന്ന് C രഞ്ജിത്ത് അഭിപ്രായപ്പെടുന്നു. കൃഷി സ്ഥലത്തുനിന്നുതന്നെ എടുക്കുന്ന ചുടാത്ത മണ്ണിലാണ് ചതുഷ് കോൺ ആകൃതിയിൽ തീർക്കുന്ന തൃക്കാക്കരയപ്പന്‍റെ രൂപം എന്നത് പലയിടങ്ങളിലും കോണാകൃതിയിൽ കാണപ്പെടുന്ന ബന്ധപ്പെട്ടതാണത്രെ. ചരിത്രം. സംഘകാല കൃതികളെ വ്യക്തമായി അപഗ്രഥിച്ച് കൊണ്ട് ഓണത്തെപ്പറ്റിയുള്ള പ്രാചീന പരാമർശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ദ്രമിഴ എന്നാണ് അദ്ദേഹം അന്ന് ഓണത്തിന് പറഞ്ഞിരുന്നത്. ചരിത്രം അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ദ്രന്‍റെ വിജയമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അസുരനും, ദ്രാവിഡനും, തദ്ദേശീയനും, ബൌദ്ധനുമായ ഭരണാധികാരിക്ക് മേൽ ഇന്ദ്രൻ അഥവാ ചതുർവർണ്ണം നേടിയ വിജയം എന്നാണ് ഇതിൽ നിന്നും കാണാൻ കഴിയുക. മാവേലി നാടുവാണിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടി വന്നിരുന്നതിന്‍റെ കാരണം ചതുർവർണ്യം മനുഷ്യരേ പലതാക്കി പിരിച്ചിരുന്നു എന്നാണ്. ചരിത്ര സത്യമാകാനുള്ള സാധ്യത അതിനാണ്. കേരളത്തിൽ പണ്ട് മുതൽക്കേ ഇടവമാസം മുതൽ കർക്കിടക മാസം അവസാനിക്കുന്നത് വരെ മഴക്കാലമാണ്. ഈ കാലത്ത് വ്യാപാരങ്ങൾ നടക്കുമായിരുന്നില്ല ഈർപ്പം മൂലം കുരുമുളക് നശിച്ചുപോകും എന്നതും കപ്പലുകൾ സഞ്ചാര ദുഷ്കരമാകുന്നതാണ് പ്രധാന കാരണങ്ങൾ. കപ്പലോട്ടം വിദേശരാജ്യങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളെല്ലാം നിർത്തിവെക്കുക വയ്ക്കും കപ്പലുകളെല്ലാം മഴക്കാലം മാറാനായി മറ്റ് രാജ്യങ്ങളിൽ കാത്തിരിക്കും. എന്നാൽ പിന്നീട് വ്യാപാരം പുനരാരംഭിക്കുന്ന ചിങ്ങമാസത്തോട് കൂടിയാണ്. ചിങ്ങമാസ ആരംഭത്തോട് കൂടിയാണ്. hello നമസ്ക്കാരം എന്താണെടി സുഖമല്ലേ ആ എനിക്ക് സുഖമാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് സുഖമല്ലേ അവിടെ ആ എനിക്ക് വളരെ ഏറെ സുഖമാണ് ഏർ നമുക്ക് ഇന്ന് എന്റെ class ലെ tour നെ കുറിച്ച് പറഞ്ഞാലോ ആ അത് ശരിയാ എനിക്ക് കേൾക്കാൻ ഒരു രസവുമുണ്ടാകും നീ പറയ്

ആ അത് ഞാനും പറഞ്ഞു തരാം എന്റെ tour നെ കുറിച്ചും ഞാൻ പറഞ്ഞു തരാം നിനക്ക് നിന്റെ school ൽ എ എന്തൊക്കെയെല്ലാം ഉം നീ എപ്പോഴാണ് നിന്റെ school ലേക്ക് പോവാറുള്ളത്

അവർക്ക് മദ്രസ ഏർ വൈകിയിട്ടാണ് വിടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒമ്പതേ നാപ്പതിനാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് പിന്നെ പോയി നടന്ന് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ gate അടച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ security ഏർ plus one plus two എന്നിവരുടെ gate ൽ കൂടി ഏർ ഒരുപാട് പ്രാവശ്യം ഞങ്ങളോട് പോവാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളു ഞങ്ങൾ ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ

നീ എപ്പോളാണ് school ലേക്ക് പോകുന്നത് ഞാൻ ഏർ സാധാരണ സമയത്താണ് പോകാറുള്ളത് എനിക്ക് friends എല്ലാം bus ൽ നിന്നാണ് വരവ് നീ നടന്നു പോകുന്നത് കൊണ്ടുതന്നെ നിനക്ക് friends ഒക്കെ വേണം അല്ലെങ്കിൽ സുഖമുണ്ടാകില്ല കാരണം അത് വേ വളരെയേറെ പ്രശ്നമാണ് ഒറ്റക്ക് പോണതല്ലേ ഞാൻ പോകുമ്പോൾ ഏർ bus ലായിരിക്കും പോവുക ഞങ്ങക്ക് ഒമ്പതേ നാപ്പതിന് bus വരും പത്ത് മണിക്കായിരിക്കും ഞങ്ങളുടെ school തുറക്കുന്നത് ഒമ്പതേ നാപ്പത് ആകുമ്പോഴേക്കും ഞങ്ങളുടെ അവിടേക്ക് bus വരുന്നതാണ് അതിലെന്റെ friends എല്ലാവരും ഉണ്ടായിരിക്കും അവിടെന്ന് കുറെ seat ഉം ബാക്കിയുണ്ടായിരിക്കും കാരണം വെറും UP യും LP യും മാത്രമേ ഞങ്ങളുടെ school ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ seat ഉം കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിന്റെ നിങ്ങളെ school ൽ bus ഒക്കെ ഉണ്ടോ ആ എനിക്ക് ഞങ്ങളുടെ school ൽ ഏഴ് bus ഉണ്ട് പക്ഷെ ഞാൻ bus ൽ പോവാറില്ല ഞങ്ങളുടെ ഏർ വീടിന്റെ അവിടേക്ക് auto rickshaw യാണ്

ആ അതുപോലെതന്നെ ഏർ എനിക്ക് പറയുകയാണെങ്കിൽ കുറച്ച പോ കുറെ friends കളൊക്കെ ഉണ്ട് class സ ആ class ലെ sir വളരെ ചൂടനാണ് കാരണം maths sir ആയത് കൊണ്ട് maths നെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട് നമ്മുടെ വളരെയേറെ പ്രശ്നമാണ് മ maths ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ ഏറെ പ്രശ്നമാണ് അത് പോലെ തന്നെ maths ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ class ലെ sir നല്ലവണ്ണം ചൂടാവുന്നതാണ് നിങ്ങൾക് ഏത് teacher ആണ് നിങ്ങൾക്ക് class എടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു അമൃത പറഞ്ഞൊരു teacher ആണ് class എടുക്കുന്നത് അവർ വല്ലാതെ ചൂടെടുക്കുകയൊന്നുമില്ല പിന്നെ ദേഷ്യം വന്നാൽ നല്ല അടികൊടുക്കുന്നുണ്ട് teacher എന്തെങ്കിലും എഴുതിവരാൻ പറഞ്ഞാൽ ഒരു രണ്ട് ദിവസമൊക്കെ teacher ഉണ്ടാകില്ല teacher വിശ്രമിക്കും

വേറെ ഒരു teacher ഉ ഇന്റേട്ത്തിന്ന് വടി വാങ്ങിയിട്ട് അവർക്ക് നല്ലവണ്ണം അടികൊടുത്തു teacher ക്ക് അത്രക്കും ദേഷ്യം വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊന്നും ഈ maths അത്രക്ക് പോവില്ല ഈ പടിപ്പുകൾക്കൊക്കെ നല്ലോം പൈകും പക്ഷെ എനിക്കൊക്കെ ഒരു കുറചേ maths അറിയൂ നിനക്ക് എങ്ങനെയാ maths നല്ലോണം പോവുവോ എനിക്കും നിന്റെ പോലെത്തന്നെയാണ് ഗുണിക്കാനും ഹരിക്കാനും minus plus അതുപോലതന്നെ divide ഒക്കെ ചെയ്യാനൊക്കെ അറിയാം നിങ്ങളുടെ teacher ഏത് വിഷയമാണ് എടുക്കുന്നത് ഞങ്ങളുടെ teacher social science ആണ് എടുക്കുന്നത് അത് പിന്നെ അത്രക് പ്രശ്നമൊന്നും ഇല്ല അതും പഠിക്കാൻ ഒരുപാടുണ്ട് എന്നാലും ഏർ ഞങ്ങൾ അത്

കുറച്ചു കുറച്ച് പഠിച്ച് വരുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നീ ഏത് language ലാണ് അതായത് english language ലാണോ അതോ malayalam language ഇലാണോ ഞാൻ മലയാളം language ലാണ് ഇനി എട്ടിൽ നിന്ന് ഒമ്പതിൽ നിന്ന് ഞാൻ ചിലപ്പോൾ ഏർ english ലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഉറപ്പില്ല എനിക്ക് മലയാളം language ആണ് കൂടുതൽ ഇഷ്ടം ഏർ നിനക്ക് ഏതാ language ആണ് ഏറ്റവും ഇഷ്ടം എനിക്ക് മലയാളം തന്നെയാണ് പക്ഷെ എന്റെ മാതാപിതാക്കൾ എന്നെ english medium ത്തിലേക്ക് ചേർത്തുകയാണ് നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ english medium ത്തിലേക്ക് ചേരണ്ട അതാ നിനക്ക് നല്ലത് കാരണം അതിൽ വളരെയേറെ tough ആണ് english എല്ലാം എഴുതണം അതുകൊണ്ടു തന്നെ വളരെയേറെ പ്രശ്നമാണ് അതെല്ലാം

english medium ത്തിൽ എങ്ങനെയാണ് നിന്റെ sir ഏത് വിഷയമാണ് class teacher എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ maths ആണ് എടുക്കുന്നത് അത് വളരെ english ലോക്കെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ടാകും കാരണം അത് english ലല്ലേ പറയുന്നത് അതുപോലെതന്നെ പരീക്ഷ paper തരുകയാണെങ്കിൽ നമ്മൾ എട്ടാം class ലേക്ക് എത്തിയാൽ നമുക്ക് വായിക്കാനെല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ പരീക്ഷക്ക് വെറും paper മാത്രം തരും വായിച്ചും വായിക്കുക പോലും ഇല്ല അപ്പോൾ നമ്മൾ വളരെ ഏറെ പ്രശ്നമായിരിക്കും കാരണം english അല്ലെ അഹ് english പെട്ടെന്നൊന്നും നമുക്ക് വായിക്കാൻ അറിയില്ല പക്ഷെ മലയാളം ആണെങ്കിൽ നമ്മുടെ നമ്മുടെ ഭാഷയാണല്ലോ മലയാളം അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളം പിന്നെയും നമുക്ക് വായിക്കാനറിയും എടുത്ത് എഴുത്താണെങ്കിൽ നമുക്ക് പൈക്കും അല്ലോ അത് ശരിയല്ലേ ആ അത് നീ പറഞ്ഞത് ഭയങ്കര correct ആണ് maths teacher ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ തന്നെ ഒരു period ആണ് maths ഒരു ദിവസം കൊള്ളുന്നത് പക്ഷെ ഞങ്ങൾക്ക് maths എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല പിന്നെ പറ്റിച്ചണമല്ലോ ത് പഠിച്ചാലല്ലല്ലോ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുകയുള്ളൂ എന്ന് കാര്യത്തിൽ ഞങ്ങൾ നോക്കും പക്ഷെ ഞങ്ങളുടെ teacher ഇപ്പോഴും ഒന്നും വരില്ല എന്നിട്ട് പരീക്ഷയായാൽ teacher ക്ക് ഭയങ്കര ഒരു പാഠമെടുക്കലായിരിക്കും അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് maths ൽ ഇമ്മാരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും കാരണം പരീക്ഷ ആയാൽ പരീക്ഷ ആയാൽ ഇങ്ങനെ വേഗം പാഠം എടുക്കാൻ പാടുണ്ടോ അത് വളരെ പ്രശ്നമാണ് കാരണം ഇത്രയും കാലം ഏർ എന്ത് സ teacher മാരൊന്നും വരാത്തതു കൊണ്ടുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് class ലേക്ക് വന്ന് യെപ് ഉം എന്താ പൊ ഒരു ദിവസം കൊണ്ട് തന്നെ രണ്ടും മൂന്നും unit ഒക്കെ തീർത്ത നമുക്ക് തീരെ തലയിലോട്ട് കേറില്ല കാരണം പെട്ടെന്നല്ലേ ഇതെടുക്കുന്നത് അത് teacher മാർക്ക് first തന്നെ ഏർ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പോയാൽ നമുക്ക് ആയ പ്രശ്നം ഇല്ല നിന്റെ class ൽ എത്ര വിഷയമാണുള്ളത് എന്റെ class ൽ ഏഴ് വിഷയമാണുള്ളത് ഞാൻ english medium ത്തിലേക്ക് മാറുന്നില്ല കാരണം അവിടെ കൂടുതൽ tough ആണെന്നാണല്ലോ നീ പറയുന്നത് ഒരു ചോദ്യം പോലും വായിക്ക വായിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ teacher ഉം paper ൽ നിന്ന് എന്ത് വേണെകിലും നമുക്ക് വായിച്ചു തരും ഏർ ഒക്കെ എന്താ നമുക്ക് പറയണമെങ്കിൽ അവർ എല്ലാവതും പറഞ്ഞു തരും അതിന് നമ്മക്കൊരു യാതൊരു കുഴപ്പവും ഇല്ല പിന്നെ നമുക്ക് നീ പറഞ്ഞ പോലെ മലയാളം നമ്മുടെ ഭാഷയാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളം വായിക്കാൻ ഒരു ബുദ്ധിമുട്ടു ഇല്ല പിന്നെ english പരീക്ഷയ്‌ക്കൊക്കെ teacher അർഥം പറഞ്ഞു തരുന്നത് കൊണ്ട് അത് ഒക്കെ അറിയും ഏർ english medium ത്തിൽ ഉം പഠിക്കുകയാണെങ്കിൽ അതിൽ ഒമ്പത് വിഷയമായിരിക്കും ഉണ്ടാവുക PT യും കലാ കായികവും ഉണ്ടായിരിക്കും ഏർ അത് വേറെ ആയിരിക്കും english medium ത്തിലെക്ക് IT യും വേറെ ഒരു വിഷയവും WE എന്ന് പറയുന്ന വിഷയമുണ്ട് അതും കുറച്ചൊക്കെ tough ആണ് അത് കൊണ്ട് തന്നെ ഞങ്ങക്ക് ഒമ്പത് വിഷയമുണ്ടാകും നിങ്ങക്ക് നിങ്ങൾക്ക് PT യും കലാകായികമൊക്കെ ഉണ്ടാവുമല്ലേ ഞങ്ങൾക്ക് PT യുണ്ട് അതിന് നം ഞങ്ങളെ കളിക്കാൻ അനുവദിക്കും പിന്നെ ഈ WE art കലാ കായികം അതൊന്നും ഞങ്ങൾക്ക് എടുക്കാറില്ല അതൊക്കെ ഞങ്ങൾക്ക് free period ആയിരിക്കും അവര് തരുന്നത് അത്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏർ ഒരു rest എടുക്കാനൊക്കെ നം ഏർ ഞങ്ങൾക്ക് കഴിയും english medium ക്കാർക്ക് അതിനൊന്നും സാധിക്കുകയില്ലല്ലേ ആ അത് വളരെ ശരിയാണ് ഞങ്ങക്ക് ഒര് ഒരു period പോലും rest എടുക്കാറുണ്ടാവില്ലലെ മാത്രമേ നമുക്ക് റ rest എടുക്കാൻ കഴിയുകയുള്ളൂ അത് പോലെത്തന്നെ ഒമ്പത് വിഷയമാണ് ഞങ്ങക്ക് ഉണ്ടായിരിക്കുക ഞങ്ങക്ക് നിങ്ങൾ ഒമ്പത് വിഷയ നിങ്ങക് ഏഴ് വിഷയമുള്ളൂ അല്ലെ ഉണ്ടായിക്കുക അപ്പോൾ free period നിങ്ങൾ എഴുതാറുണ്ടോ home work വല്ലതും തരുമ്പോൾ

ഏർ വരും leader നോട് പേരെഴുതാൻ പറയും എന്നിട്ട് ഞങ്ങൾക്ക് ഏർ home work എന്തെങ്കിലുമുണ്ടെങ്കിൽ എഴുതാൻ പറയും പിന്നെ അല്ലെങ്കിൽ ഞങ്ങളോട് അവിടെ കിടക്കാൻ പ പറയും അല്ലാതെ ഒച്ചയുണ്ടാക്കാനും ഏർ ഒന്നും സമ്മതിക്കില്ല എന്നാലും ഞങ്ങൾക്കൊരു free period ഉം ഉണ്ട് english medium ക്കാർക്ക് അതൊന്നും ഇല്ലല്ലോ അവരുടെ അവസ്ഥ അറിയും എനിക്ക് ആ അത് വളരെയേ ശരിയാണ് അതുകൊണ്ട് തന്നെ english medium ത്തിലേക്ക് നിനക്ക് ചേരാതിരിക്കുന്നതാണ് നല്ലത് അതുപോലതന്നെ ഞങ്ങക്ക് വേണ്ടത് ഞങ്ങക്ക് ആകെ ഉണ്ടാകുന്ന ശ് സ സമയം lunch break ന് മാത്രമാണ് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചു നേരമെങ്കിലും കളിക്കണ്ടേ PT സമയത്ത് ചിലപ്പോൾ PT teacher വരെ വരുകയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് വളരെയേറെ സങ്കടമാകും അത്കൊണ്ട് തന്നെ ഞങ്ങൾ lunch break ന്റെ സമയത്ത് കളിക്കാൻ പോകും അപ്പോൾ ഞങ്ങക്ക് വളരെയേറെ പ്രശ്നമാണ് home work ചെയ്തില്ലലോ വീട്ടിൽ നമ്മൾ വളരെ ശ്രദ്ധ കുറവായിരിക്കും കാരണം നമ്മൾ തീരെ നോക്കുകയില്ലല്ലോ home work ഉകളെല്ലാം നീ എന്താണ് വീട്ടിൽ നിന്ന് ചെയ്യാറുള്ളത് ഞാൻ home work ഒക്കെ ഏർ എനിക്ക് പൈക്കാത്തത് ഏർ എല്ലാവരോടും ചോദിച്ച് എഴുതും ഏർ പിന്നെ ഞാൻ home work ഒക്കെ ചെയ്ത് book ഒക്കെ അടുക്കി വെക്കും രാവിലെ school ലേക്ക് പോകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടണ്ട ആവശ്യമൊന്നുമില്ലലോ ആ അത് വളരെ ശരിയാണ് ഞാൻ ഉം school വിട്ട് വന്നാൽ bag ഒരു സ്ഥലത്തേക്ക് വെക്കും അതുപോലെതന്നെ ഏർ school ലേക്ക് പോവാനായാൽ ആ bag എടുത്ത് വരും ഞാൻ അത് തുറന്ന് പോലും നോക്കുകയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് home work ഒക്കെ ചെയ്യാതെ എനിക്ക് ഒന്നതിൽനിന്ന് teacher മാർകൊക്കും നല്ലോണം ദേഷ്യം വരുന്നുണ്ട് അതുപോലെതന്നെ എനിക്ക് എല്ലാ ദിവസവും അടിയും കിട്ടാറുണ്ട് പക്ഷെ എനിക്കത് എല്ലാ ദിവസവും കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്കത് വ് ഒരു പ്രശ്നവുമില്ല